ആഹ് ആഹ് ആഹ്

ആ അങ്ങിനെ ഒരു വിഷയങ്ങൾ ഉണ്ട് കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാ നമുക്ക് കണ്ടുപിടിക്കാൻ പോലും പറ്റത്തില്ല. ഒന്നുങ്കിൽ TV യുടെ remote ഇലോ, അല്ലെങ്കിൽ മറ്റേ set off box ഇലോ അല്ലെങ്കിൽ ഏതെങ്കിലും screw ഇന്കത്തോ ചെറിയ ഇവിടെ ഈ മറ്റേ ഫയർ സ്റ്റിംഗിഷെർ ഇന്റെ ചെറിയ സാധനം മേലിൽ വെച്ചിട്ടുണ്ട്, അത് വഴിയോ ഇവന്മാര് ഏതു വഴിയാന്നോ കാമറ വയ്ക്കുന്നെന്നു ഒന്നും പറയാൻ പറ്റത്തില്ല. ഉം അല്ല വേറൊരു വിഷയം കൂടി ഉണ്ട്. നമ്മളിപ്പൊഴു ഒരു home stay നമ്മള് നോക്കി നമ്മൾ ഇപ്പം അതുപോലെ തന്നെ ഭയങ്കര rate ഇങ്ങനുള്ള സേഫ്റ്റി ആയിട്ടുള്ള നല്ല rate നോക്കി നമ്മള് പോയി കഴിയുമ്പോഴേ അവിടേം ഇതിനു അപ്പറം ആയിരിക്കും കാരണം അവരറിയത്തില്ല.

നമ്മള് ഇതുപോലൊരു ഒരു OYO യിക്കകത്തോ അങ്ങനെ വല്ലോം നമ്മളിപ്പോ നോക്കുകയാണ്. OYO ക്കിക്കകത്തു നോക്കി നമ്മൾ ഇപ്പൊ ഒരു room book ചെയ്തു room book ചെയ്തു നമ്മൾ അവിടെ ചെന്ന് നമ്മൾ അവിടെ കേറി എല്ലാം സെറ്റ് ആക്കി പക്ഷെ അതിനകത്തു rate ഉം കാര്യങ്ങളും ഒക്കെ പക്കെയായിരിക്കും പക്ഷെ ചെല്ലുന്ന സമയത്തല്ലിയോ അറിയുന്നത് ഇതുപോലിങ്ങനൊരു കാര്യം ഉണ്ടെന്ന്. എല്ലാം കഴിഞ്ഞു നമ്മൾ പുറത്തിറങ്ങുമ്പോഴാരിക്കും അറിയുന്നത് അപ്പൊ നമ്മൾ അതൊക്കെ ആ ഒന്ന് clear ആക്കി താ, നിങ്ങൾ ആവുംബോഴാതെന്നു നിങ്ങള് പോവുന്നതൊക്കെ അയൊണ്ടേ കാര്യങ്ങൾ അറിയാല്ലോ കാരണം നല്ല food അതുപോലെ cleaning ഉം കുഞ്ഞുങ്ങൾ ഒക്കെ ആവുമ്പോഴത്തെന് ഇച്ചിരി നല്ല clean ഉള്ള fresh room വേണ്ടേ?

അപ്പഴ്, ഏതു route പിടിക്കണം അപ്പൊ ഏതാരിക്കും better route? എല്ലാം വളവും തിരിവും ~ വളവും തിരിവും ഒക്കെ ആണോന്ന്? ഉം കാരണം അല്ലെങ്കിൽ പിന്നെല്ലാം കൂട്ട വാള് ആരിക്കും വണ്ടിക്കകത്തു.

കുരിശൂമല ഉം ഉം

അല്ല ഞാൻ ചോദിക്കട്ടെ അന്നേരവേ രാവിലെ എത്ര മണിക്ക് നമ്മൾ അവിടെ ചെല്ലണം അന്നേരം? ഓ കുഞ്ഞിനേം കൊണ്ട് പാടായിരിക്കുമല്ലോടാ? ഉം ആഹ് കുഞ്ഞിനേം പൊക്കി എടുത്തോണ്ട് പോവേണ്ട അല്ലെങ്കിൽ പിന്നെ എല്ലാരുടെ പൊയ്ക്കഴിഞ്ഞ പിന്നെ അവരെ കൊണ്ടുപോയില്ലന്ന പറച്ചിലും പറയും. ആഹ് അല്ലെ പിന്നില്ലേ monkey cap ഒക്കെ ഇട്ടു പൊക്കി എടുത്തോണ്ട് പോവേണ്ടി വരും.

ഓഹ്, അവിടെ കാണാൻ എന്തെങ്കിലും item ങ്ങൾ?

അതെന്തു പറ്റി എന്തേലും problem ഉണ്ടോ? അതോ? കോടെടെ ആണോ?

അല്ല, കാരണം അവര് എല്ലാം വിവരിച്ചു പറഞ്ഞൊക്കെ തരുവോ?

എവിടെ? ആഹ് ആഹ് ആഹ് അവിടുന്ന് കാപ്പി ഒക്കെ മേടിച്ചോണ്ട് വരാല്ലോ ഇത് മേടിച്ചോണ്ടു വരാം തേയിലേം കാപ്പിയും ഒക്കെ ഇല്ലേ. ഹും ഹും ഹും

ആഹ് ആഹ് ആഹ് നിങ്ങള് കൊണ്ടുവന്നാരുന്നോ?

ഉം ഉം

അതിനു പോകാം എത്രയാകും rate ഒക്കെ അതിനു? അത്രേ ഉള്ളോ ഹും ഹും

ഓ കുതിരേടെ പുറത്തില്ലേ. ആഹ് അവള് കിടന്നു കരയുകയും ചെയ്യും. പളനി പള ~അമ്പലത്തിലോ അതോ?

ഉം ഉം പളനി ഒക്കെ ഒന്ന് കണ്ടു

ആ ഉണ്ടല്ലേ long ആണോ?

എന്നാ അന്നോ? ആഹ് ആഹ്

ഉം നിങ്ങൾ ആദ്യം കോയമ്പത്തൂര് നിന്ന് നേരെ പിന്നെ return എങ്ങോട്ടാ വീട്ടിലോട്ടാരുന്നോ? അതോ? ഓ അവിടെ പോയോ? അവിടുന്ന് എത്ര kilo meter ഉണ്ട് അങ്ങോട്ട്? ആ മറ്റേ ഇല്ലേ ശിവന്റെ ഇതൊള്ളതല്ലേ രുപം ഉള്ളെ?

ദുരെന്നു കാണാൻ പറ്റുവോ ആഹ്

ഉം ഉം

ഉം ഉം ചൂടില്ലിയോ? ഉം കാറ്റ് ഉണ്ട് ഇല്ലിയോ നല്ല്?

ഓഹ് ഓഹ് ഓഹ് ഓ കൊള്ളാം അല്ലെ?

വാല്പാറയോ? അതെവിടാ? ഓ Border വല്ലോം ആണോ? ഹും ഹും ഓഹ് ഓഹ് ഓഹ് ഉം

അവിടുന്ന് ഇഞ്ഞോട്ട് ഉള്ളതേ, ഇവിടുന്നു അങ്ങോട്ട് കയറ്റി വിടത്തില്ല. ഓഹ് ഓഹ് ഓഹ് ഇങ്ങോട്ടു മാത്രമേ പറ്റത്തൊള്ളൂ അല്ലിയോ തിരിച്ചു വരാൻ മാത്രമേ പറ്റത്തൊള്ളൂ.

നിങ്ങളിപ്പോ തിരിച്ചു ഇങ്ങോട്ടു വന്ന route ഏത് കോട്ടയം വഴി വന്നോ അതോ?

എറണാകുളത്തുന്നു നേരെ കോട്ടയം കേറാതെ ആലപ്പുഴ വഴി വന്നോ അതോ? ആഹ് അങ്ങോട്ട് പോയ route തന്നെ തിരിച്ചു വന്നത്.

അപ്പം ചുരുക്കം പറഞ്ഞാല് ഇത് hotel ഉം മറ്റേ home stay ഉം നോക്കുക അതല്ലിയോ better. കുറച്ചു കൂടി better. നല്ല food ഉം കിട്ടും. വാഴയോരത്തു നിന്നുള്ള നല്ല hotel ഒക്കെ കാണില്ലേ വേറെ അല്ലാതെ. നല്ല location ഒക്കെ പക്കാ അല്ലെ.

ഹും ഹും ഹും ഹും അത് പണ്ടില്ല school ഇൽ പഠിക്കുന്ന സമയത്തൊക്കെ പോയിട്ടുണ്ടായിരുന്നു. ആഹ് എല്ലാം കേറി ഇറങ്ങാൻ ഒരുപാടു സ്ഥലങ്ങൾ ഉണ്ട്. അപ്പം ഞാൻ ഉദ്ദേശിക്കുന്നെ അതൊക്കെ ഒന്ന് set up ഒക്കെ ഒന്ന് plan ചെയ്തിട്ടേ എല്ലാരുടെ~ എല്ലാരോടും discuss ചെയ്യാം. discuss ചെയ്തിട്ട് ആരൊക്കെ വരുന്നു എന്ന് നോക്കി ഒന്ന് plan ചെയ്തു എല്ലാവരുടെയും count ഒക്കെ ഒന്ന് നോക്കിയിട്ടേ എത്ര പേരുണ്ടെന്ന് നോക്കി അത് set up ആക്കാം. ആ ഞാൻ വിളിക്കാം ഒന്നുടെ set up ആക്കിയിട്ടു ഞാൻ വിളിക്കാം. അപ്പം നീ ആ route കാര്യങ്ങൾ ഒക്കെ ഒന്ന് level ആക്കി തന്നാ മതി. road ഇന്റെ ഇതൊക്കെ. ആഹ് അവിടുള്ളവരുടെ ആഹ് അതൂടായി കഴിഞ്ഞ നല്ല idea ആയിരിക്കും. അപ്പൊ എനിക്ക് വിളിച്ചു ചോദിക്കാം. വിളിച്ചു ചോദിയ്ക്കാൻ അതൂടോന്നു set up ആക്കാം. okay ഡാ Thank you ഡാ. hello നമസ്കാരം ഞാൻ ഇന്ന് സംസാരിക്കുന്നത് സൂര്യനെ കുറിച്ചാണ്. സൂര്യൻ, ഭൂമിയെ ഉൾപ്പെടുന്ന ഗ്രഹധാര സഞ്ജയമായ സൗരയൂഥത്തിന്റെ കേന്ദ്രമാണ് സൂര്യൻ എന്ന നക്ഷത്രം. ഏതാണ്ട് പതിമൂന്ന് ലക്ഷത്തി തൊണ്ണൂറ്റി രണ്ടായിരത്തി അറുനൂറ്റിഎൺപത്തിനാല് Kilometer ആണ് സൂര്യന്റെ വ്യാസം. ഇത് ഏതാണ്ട് ഭൂമിയുടെ വ്യാസത്തിന്റെ നൂറ്റിഒൻപത് മടങ്ങ് വലിപ്പം വരും. സൗരയൂഥത്തിന്റെ ആകെ പിണ്ഡത്തിന്റെ തൊണ്ണൂറ്റിഒൻപത് point എണ്പത്തിയാറ് ശതമാനവും സൂര്യനിലാണ്. ഇത് ഏതാണ്ട്, ഒന്നേ point തൊള്ളായിരത്തി എൺ പത്തിഒൻപത് kilogram വരും ഇതു ഭൂമിയുടെ പിണ്ഡത്തിന്റെ മൂന്നുലക്ഷത്തിമുപ്പതിനായിരം മടങ്ങ് വരും. പിണ്ഡത്തിന്റെ ബാക്കിവരുന്ന ഭാഗം ഗ്രഹങ്ങൾ, ചിന്നഗ്രഹങ്ങൾ, ഉൽക്കകൾ ധൂമകേതുക്കൾ, ധൂളികൾ എന്നിവയിലാണ്. സൗരഭണ്ഡത്തിന്റെ നാലിൽ മൂന്നു ഭാഗവും hydrogen ആണ്. ബാക്കിയുള്ളതിൽ ഭൂരിഭാഗവും helium വും ആണ്. രണ്ടു ശതമാനത്തിൽ താഴെ ഇരുമ്പ്, oxygen, carbon, neon എന്നിയാ~എന്നിവ അടക്കമുള്ള മറ്റു മൂലകങ്ങൾ വരുന്നുള്ളൂ. ഭൂമിയുടെ അന്തരീക്ഷത്തിൽ സംഭവിക്കുന്ന വിസരണം മൂലം സൂര്യൻ മഞ്ഞനിറത്തിൽ കാണുന്നുവെങ്കിലും സൂര്യൻറെ യഥാർത്ഥ നിറം വെള്ളയാണ്.

വികിരണങ്ങൾ ഭൂരിഭാഗവും ദൃശ്യ വർണ്ണരാജിയിലെ മഞ്ഞ, പച്ച എന്നി~വികിടെയുള്ള വികിരണങ്ങളിൽ ആയതിനാലാണ് ഇവിടെ G two സൂചിപ്പിക്കുന്നത്. ഉപരിതല,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 അണു കേന്ദ്രങ്ങളെ helium ആക്കുന്ന പ്രക്രിയയിലൂടെ ഊർജോൽപദാനം നടത്തുന്ന മുക്ക മുഖ്യ സേനയിൽപ്പെട്ട ഒരു നക്ഷത്രം എന്നാണ് അപ്രധാനവും ചെറുതുമായ, ഒരു നക്ഷത്രമാണെങ്കിലും സൂര്യൻ അതിന്റെ താരപഥമായ ക്ഷീരപഥത്തിലെ എൺത്തിയഞ്ച് ശതമാനത്തോളം നക്ഷത്രങ്ങളെകാളും തിളക്കമുള്ളത് ആണ്. ക്ഷീരപഥത്തിലെ ഭൂരിഭാഗം നക്ഷത്രങ്ങളും,

corona അന്തരീക്ഷത്തിലേക്ക് തുടർച്ചയായി വ്യാപിച്ച് charge ചെയ്യപ്പെട്ട കണികകളുടെ അതിവേഗതയിലുള്ള ഉയർന്ന പ്രവാഹമായ സൗരക്കാറ്റ് സൃഷ്ടിക്കുന്നു. നൂറ് astronamical unit ദൂരം വരെ ഇത്തരത്തിലുള്ള സൗര കാറ്റുകൾ എത്തിച്ചേരുന്നു. നക്ഷത്ര നിര്യമായ മാധ്യമങ്ങളുമായി സൗരക്കാറ്റ് കൂട്ടിമുട്ടുന്നതുമായി ആയി രൂപപ്പെടുന്ന helia സൗരയൂഥത്തിലെ ഏറ്റവും വലിയ ഘടനയാണ്. സമീപ bable zone ലെ നക്ഷത്രാന്തിര്യമായ മേഘങ്ങളിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു സൂര്യൻ. ക്ഷീരപദത്തിന്റെ oriyon ഉപയോഗത്തിലാണ് ഈ bable zone ഉള്ളത് ഏറ്റവും അടുത്തുള്ള അഞ്ച് നക്ഷത്രവും വ്യവസ്ഥകൾ എണ്ണം കൊണ്ട് സൂര്യൻ നാലാം സ്ഥാനത്താണ്. ക്ഷീരപഥത്തിൻറെ കേന്ദ്രത്തിൽ നിന്നും ഇരുപത്തിനാലായിരത്തിനും ഇരുപത്തിആറായിരത്തിനും ഇടയിൽ പ്രകാശവർഷങ്ങൾ ദൂരെയായി അതിനെ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 ഇരുപത്തഞ്ച് വരെ കോടി വർഷങ്ങൾ എടുക്കും. സൂര്യനിൽ നിന്നും ഭൂമിയിലേക്ക് ഉള്ള ശരാശരി ദൂരം പതിനാലെ point തൊണ്ണൂറ്റാറു കോടി kilo metre ആണ്. January യിൽ ഉപസൂര്യത്തിന് ആയിരിക്കുന്നതിനും july ൽ അപസ്വരത്തിലേക്ക് നീങ്ങി കൊണ്ടിരിക്കുന്നതിനും ഇടയിൽ ഈ ദൂരത്തിന് മാറ്റം വരും. ഇതിനിടയിലെ ശരാശരി ദൂരത്തിൽ പ്രകാശം സൂര്യനിൽ നിന്നും ഭൂമിയിലേക്ക് എത്തിച്ച് തരാൻ ഏകദേശം എട്ട് minute ഉം ഇരുപത് second ഉം എടുക്കും. സൂര്യപ്രകാശത്തിലടങ്ങിയ ഊർജത്തെ ഉപയോഗ പ്പെടുത്തി കൊണ്ടുള്ള പ്രകാശസംശ്ലേഷണം എന്ന പ്രക്രിയയാണ് ഭൂമിയിലെ ഏതാണ്ട് എല്ലാ ജീവനെയും നിലനിർത്തുന്നത്. ഭൂമിയിലെ കാലാവസ്ഥയെ നിലനിർത്തുന്നതും സൂര്യനിൽ നിന്നുള്ള ഊർജ്ജമാണ്. സൂര്യൻറെ ഭൂമിയെ ഭൂമിയുടെ മേലുള്ള സ്വാധീനം നൂറ്റാണ്ടുകൾക്ക് മുന്പേ മനുഷ്യൻ തിരിച്ചറിഞ്ഞിരിക്കുന്നു. ഹിന്ദുമതം ഉൾപ്പെടെയുള്ള പൗരാണി~പൗരാണിക മതത്തെ സൂര്യനെ ദൈവികമായി കണക്കാക്കുകയും ചെയ്യുന്നു. പതുക്കെയാണ് സൂര്യനെ കുറിച്ചുള്ള കൃത്യമായ ശാസ്ത്രക്രിയ, അറിവുകൾ മനുഷ്യൻ ആർജിച്ചെടുത്തത്.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 സ്വഭാവഗുണങ്ങൾ മുഖ്യ സേനയിൽപ്പെട്ട ഒരു G type നക്ഷത്രമാണ് സൂര്യൻ ഏതാണ്ട് പൂർണ്ണ ഗോളാകൃതിമാണ്. സൂര്യൻ പ്രത്യാശത്തിൽ ഏകദേശം ഒൻപത് ദേശലക്ഷകിലോ പാകത്തോളം ധ്രുവപാദം, മധ്യരേഖ ഭാവവുമായി വ്യത്യാസമുണ്ട് അതായത് ഈ വ്യത്യാസം വെറും പത്ത് kilomitter മാത്രമേ വരുന്നുള്ളൂ. ആയതിനാൽ തന്നെ സൂര്യൻറെ മധ്യരേഖ ഭാഗം ധ്രുവ ഭാഗങ്ങളെ കാളിലും വേഗത്തിൽ ഭ്രമണം ചെയ്യുന്നുണ്ട് ഇത് refreshal rotation എന്ന് അറിയപ്പെടുന്നു. ഗണ്യമായ മാറ്റം വരുന്നതിനാൽ പദാർത്ഥങ്ങളുടെ സംവഹനം നടക്കുന്നത് വഴിയും പദാർത്ഥങ്ങൾ നീങ്ങുന്നത് വഴിയുമാണ് ഇത് സംഭവിക്കുന്നത്. ഈ പദാർത്ഥങ്ങൾക്കാണ് സൂര്യൻറെ കാന്ത്രിക പരമായ ഉത്തര ധ്രുവത്തിൽ നിന്നുമുള്ള വീക്ഷണത്തിൽ എതിർ ഘടികാര നിന്നുള്ള കോണിയസംവേഗം കുടികൊള്ളുന്നത് ഈ ഭ്രമണങ്ങളുടെ കാലദൈർഘ്യം മധ്യരേഖകൾക്കിടയിൽ ഇരുപത്തി അഞ്ചേ point ആറ് ദിവസവും ധ്രുവങ്ങളിൽ മൂപ്പത്തിമൂന്നേ point അഞ്ച് ദിവസവും ആണ് പക്ഷേ ഭൂമിയിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥയിൽ വീക്ഷിക്കുമ്പോൾ മധ്യരേഖ ഭാഗത്തെ ഭ്രമണ ദൈർഘ്യം ഇരുപത്തി എട്ട് ദിവസമായി അനുഭവപ്പെടുന്നു. പതുക്കെ ഉള്ള ഈ ഭ്രമണഫലമായി ഉളവാക്കപ്പെടുന്ന അപ കേന്ദ്രഫലം മധ്യരേഖാ ഭാഗത്തുള്ള ഒരു വൃത്ത അകലത്തിന്റെ ഒന്നേ point എട്ടു കോടിയിൽ ഒരു അംശം മാത്രമേയുള്ളൂ. ഗ്രഹങ്ങൾ സൂര്യനമേൽ ഉളവാകുന്ന വലയവും പ്രതിഭാസങ്ങളും വളരെ ദുർബലമാണ് അവകാരണമായും സൂര്യൻ രൂപത്തിന് വലിയ മാറ്റം സംഭവിക്കുന്നില്ല. population ഗണത്തിൽ പെട്ട ഖനംമൂലക സമ്പന്നമായ നക്ഷത്രമാണ് സൂര്യൻ. സമീപത്ത് സംഭവിച്ച ഒന്നോ അതിലധികമോ super nova കളുടെ ഫലം ഉണ്ടായ അകാല തരംഗങ്ങളേക്കാൾ, സൂര്യൻറെ ജനത്തിന് വഴിതെളിച്ചത് എന്ന് മാനിക്കപ്പെടുന്നു. ധനമൂലകങ്ങളുടെ ദാരിദ്ര്യമുള്ള population നക്ഷത്രങ്ങളെ അപേക്ഷിച്ച് സൗരയൂഥത്തിൽ കാണപ്പെടുന്നു. സ്വർണ്ണം, uraniyam മുതലായ ഖനമൂലകങ്ങളുടെ സാന്നിധ്യത്തിന് കാരണമായി ഇതാണ് വിശദീകരിക്കപ്പെട്ടിരിക്കുന്നത്. ഇത്തരം ഖനമൂലകസൃഷ്ടി സംഭവിക്കുന്ന ഊർജ്ജകിരണ പ്രക്രിയകൾ super nova പ്രതിഭാസത്തോടൊപ്പം സംഭവിക്കുകയാണ് ഖന മൂലകങ്ങൾ സൃഷ്ടിക്കപ്പെടാനുള്ള മറ്റൊരു വഴി രണ്ടാം തലമുറയിൽ പെട്ട വാൽനക്ഷത്രങ്ങളുടെ ഉള്ളിൽ ന്യൂട്രോൺ ആഗീരണം ചെയ്യപ്പെടുന്നത് വഴിയുളള transmortation ആണ്. ഗ്രഹങ്ങൾക്കുള്ളത് പോലെ സൂര്യൻറെ ശരീരത്തിന് വൃദ്ധമായ അതിർത്തിയിൽ കേന്ദ്രത്തിൽ നിന്നും പുറത്തേക്ക് പോകുന്തോറും സ്വതന്ത്രദയിൽ വലിയ കുറവ് സംഭവിക്കുന്നു വൃത്തമായ ആന്തരിക, ഘടന സൂര്യൻ ഉണ്ടെങ്കിലും സൂര്യനിൽആരം അളക്കുന്നത് അതിൻറെ പ്രഭാമണ്ഡലത്തിലെ അതിർത്തി മുതലാണ് താരതമ്യേന താപനില കുറഞ്ഞതും പ്രകാശത്തെ വലിയ തോതിൽ ആകീരണം ചെയ്യുന്നതും ആയ, വാതകമണ്ഡലം ആണ് ഈ പാളിക്ക് മുകളിലുള്ളത് അതിനാൽ തന്നെ തന്നെ നഗ്നനേത്രങ്ങൾക്ക് വീക്ഷിക്കുമ്പോൾ സൂര്യൻറെ ഉപരിതലം ഇതിലൂടെ കാണപ്പെടുന്നു.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 പ്രയോജനപ്പെടുത്തി hiliyosifmolagiy യിൽ സൂര്യൻറെ ആന്തരിക ഘടന അന്യർത്ഥമാക്കുവാൻ ശ്രമിക്കുന്നു സൈതാന്തിക തലത്തിൽ ആന്തരിക പാളികളെ കുറിച്ച് കൂടുതൽ പഠിക്കുവാൻ computer സഹായത്തോടെ തയ്യാറാക്കുന്ന, മാർഗ്ഗങ്ങൾ ഉപയോഗപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. കാമ്പ്കേന്ദ്രത്തിൽ നിന്നും സൗരസ്ഥാനത്തിന്റെ ഇരുപതെ point ഇരുപത്തിയഞ്ച് ശതമാനം വരെയുള്ള പാദമാണ് സൂര്യൻറെ കാമ്പായി കണക്കാക്കപ്പെടുന്നത നൂറ്റിയൻപത്, centemeter വരെ ആണ് അവിടുത്തെ സാന്ദ്രത ഭൂമിയിലെ ജലത്തിൻറെ സാന്ദ്രതയേക്കാൾ നൂറ്റിയൻപത് മടങ്ങ് താപനില kevn ഉം ഇതേസമയം ഉപരിതലത്തിലെ താപനില അയ്യായിരത്തി എണ്ണൂറ്, kelvn അടുത്ത കാലത്ത് സോഹോ ദൗത്യം വഴി ലഭിച്ച വിവരങ്ങളുടെ വിശകലനം സൂര്യൻറെ കാമ്പിലെ ഭ്രമണനിരക്ക് മറ്റ് വിവരണ മേഖലയെക്കാൾ കൂടുതലാണെന്ന് വസ്തുതയെ പിന്തുണയ്ക്കുന്നത് ആയിരുന്നു ഇതാ hi എല്ലാവർക്കും good evening ട്ടോ എല്ലാവരും ആഹ് ഇതാ നോക്ക് നിങ്ങളെല്ലാവരും നിങ്ങടെ കൂട്ടുകാർക്കൊക്കെ share ചെയ്തു കൊടുക്ക എല്ലാവരും മലയാളം പഠിക്കണ്ടേ നിങ്ങൾ മാത്രം പഠിച്ച മതിയോ മതിയോ പോരാ അപ്പൊ എല്ലാവർക്കും ആഹ് ഇതാ ഈ video എല്ലാവർക്കും അയച്ചു കൊടുക്കണം okay ആഹ് അപ്പൊ നമ്മളിന്ന് നമ്മൾ പഠിക്കാൻ പോവുന്നതേ ഏത് chapter ആണ് പറഞ്ഞെ എല്ലാവരും ഒന്ന് പറഞ്ഞെ എല്ലാരും ഒന്ന് പറഞ്ഞെ ഏത് Chapter ആണ് നിങ്ങക്ക് നിങ്ങള് Class തയ്യാറല്ലേ എല്ലാവരും എല്ലാവരും Class കേക്കാൻ തയ്യാറല്ലേ എല്ലാവരും ഒന്ന് തയ്യാറാണെങ്കിൽ എല്ലാവരും heart ൻ്റെ emoji ഇട്ടേ miss കാണട്ടെ hi ഹിന hi സുമയ്യ ഒരുപാട് പേരുണ്ട് ട്ടോ miss കാണുന്നുണ്ട് എല്ലാവരെയും കാണുന്നുണ്ട് എല്ലാവരോടു hi പറയാണ് ട്ടോ അപ്പൊ എല്ലാവരും നമ്മളെ Class എടുക്കാൻ തയ്യാറല്ലേ അപ്പൊ എല്ലാവരും കേക്കാൻ തയ് തയ്യാറല്ലേ

ആഹ് എന്ന് പറഞ്ഞ കവിത കവിത കേക്കാൻ എല്ലാവർക്കും ഇഷ്ടമാണല്ലേ അതേപോലെതന്നെ miss ഇതാ മോഹിതം എന്ന unit ലെ നിലാവിനോട് എന്ന് പറഞ്ഞിട്ടുള്ള കവിതയാണ് എടുക്കാൻ പോകുന്നത് കവിത കേക്കാൻ എല്ലാവർക്കും ഇഷ്ടല്ലേ ഒന്ന് പറഞ്ഞെ എല്ലാവർക്കും കവിത കേക്കാൻ ഇഷ്ടല്ലാത്ത ആരാ ഉള്ളെ അല്ലേ അപ്പൊ miss ഇതാവും പഠിപ്പിച്ചു തരാണ് ആദ്യം തന്നെ നമ്മടെ പ്രിയപ്പെട്ട എല്ലാവർക്കും അറിയാ തോന്നുന്നു എന്നാൽ അറിയാത്ത ആൾക്കാർക്കൊക്കെ പറഞ്ഞുതരാ P ഭാസ്കരൻ നായർ ഇദ്ദേഹം ഒരു ഗാന രചയിതാവാണ് ട്ടോ അപ്പൊ അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ഏറ്റവും നല്ല സുന്ദരമായിട്ടുള്ള ഒരു ആഹ് പാട്ടിൽ നിന്ന് എടുത്തിട്ടുള്ള ഒരു നാല് വരിയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് നമുക്ക് നോക്കാ നാഴിയുരിപ്പാലുകൊണ്ട് നാടാകെക്കല്ല്യാണം നാലഞ്ചു തുമ്പകൊണ്ട് മാനത്തൊരു പൊന്നോണം ഇത് ആരെ സൂചിപ്പിക്കുന്നയാണ് ആരെ സൂചിപ്പിക്കുന്നാണ് നമ്മുടെ അമ്പിളിമാമനെ സൂചിപ്പിക്കുന്ന പാട്ടാണ് അല്ലേ miss ആദ്യം പാടിയില്ലേ miss എന്തിനാ ആദ്യം തന്നെ പാട്ട് പാടിയെന്നെൽ ല്ലാവരും വിചാരിച്ചിട്ടുണ്ടാവു അല്ലേ അതെന്താണ് അമ്പിളിയമ്മാവാ താമര കുമ്പിളിൽ എന്തുണ്ട് അതെന്താണ് അമ്പിളി അമ്മാവനെ കുറിച്ചുള്ള പാട്ടാ ല്ലേ അതേപോലെതന്നെ ഇതാ P ഭാസ്കരൻ നായർ എഴുതിയത് അഹ് അമ്പിളി മാ അമ്പിളി അമ്മാവനെ കുറിച്ചുള്ള പാട്ടാണ് ട്ടോ അപ്പോ എല്ലാവരുടെയും മനസ്സിൽ വരുന്ന ആദ്യ ആദ്യത്തെ ഒരു പാട്ട് പറഞ്ഞെ ഒരു അമ്പിളിമാമനെ കുറിച്ചിട്ടുള്ള ഒരു പാട്ട് എല്ലാവരുടെയും മനസ്സിൽ വന്നിട്ടുണ്ടോ ഒന്ന് പറഞ്ഞെ ഒന്ന് പറഞ്ഞെ വേഗം ഒന്ന് പറഞ്ഞെ എല്ലാരും ഒന്ന് Comment എയ്‌തേ എല്ലാരും ഒന്ന് Comment എയ്‌തേ ഏർ പെട്ടന്ന് തന്നെ ഏതാണ് അമ്പിളിയമ്മാവനെ കുറിച്ചിട്ടുള്ള പാട്ട് ഏതാണെന്ന് എല്ലാവരും ഒന്ന് Comment ചെയ്തേ Miss കാണട്ടെ